ഞാനിപ്പോള്‍ എന്‍റെ മാതാപിതാക്കളെ ഇന്നു മാതാപിതാക്കളോട് ഞാൻ ഫോണിലൂടെ ഒന്ന്

ആ, അതേയതേ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ഇതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, ഇപ്പം മാതാപിതാക്കളുടെ നമ്മുടെ സമൂഹത്തിൽ നമുക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ ഇപ്പൊ മറ്റു കാര്യങ്ങളുമൊക്കെ.

രക്ഷകർത്തൃത്വം നമ്മുടെ സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനമാണ് നമ്മൾ മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരത്തിലൊക്കെ നമ്മൾ വളരെയധിയകം സ്ഥാനം അവർക്കു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വളരെ ഞാൻ സംസാരിക്കുമ്പോളും എപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാനെൻ്റെ മാതാപിതാക്കളോടൊക്കെ സംസാരിക്കുന്നത്. നമ്മടെ നമ്മളെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വരുന്നത് മാതാപിതാഗുരു ദൈവം എന്നുള്ള ഒരു രീതിയിലാണല്ലോ. അപ്പോ മാതാവും, പിതാവും കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുവും, ദൈവവും ഒക്കെ വരുന്നത്. മാതാപിതാക്കളാണ് നമ്മടെ ഏറ്റവും

ഓ , അതുശരിയാണല്ലേ. അതു ശരിയാണ്. ഇവിടത്തെ ഭാരതീയ രീതി

ആഹ് അപ്പോ മാതാപിതാക്കൾക്ക് ആഹ്

പാടുള്ളൂ എന്ന് ഒരു രീതിയിലാക്കരുതുന്നാണ് എൻറെ

അത്, അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്? ഇപ്പോൾ ഇവിടെയാണെങ്കിൽ മാതാപിതാക്കൾ വളരെ ചെറുപ്പം മുതലേ കുട്ടികളെ വളരെയധികം ശകാ ഒരാവശ്യവുമില്ലാതെ ശകാരിക്കും, അടിക്കും ഒക്കെ. ശരിക്കും നമ്മുടെ നിയമപ്രകാരം കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ഒരു സാഹചര്യം, നമ്മുടെ നാടുകളിലൊക്കെ സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ അടി കിട്ടാത്ത കുട്ടികൾ വളരെ വിരളമാണ്. ഇപ്പോൾ ഞാനെനിക്കറിയാവുന്ന എല്ലാ എൻ്റെ സമപ്രായക്കാരുള്ള എല്ലാവർക്കും ചെറുപ്പത്തിൽ വളരെ അടിയും, കാര്യങ്ങളും ഒക്കെ കിട്ടി തന്നെയാണ് അവർ വളർന്നത്. അതുകൊണ്ട് അവർക്കു ഇന്ന് ഭാവിയിലേക്ക് ആലോചിക്കുമ്പോൾ വളരെയധികം പ്രശ്‌നങ്ങളും, കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ അവർക്കുണ്ട്. ചിലർക്ക് ഭയങ്കര അമിതമായ നിരുത്സാഹത, അതേപോലെതന്നെ മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു താൽപ്പര്യക്കുറവ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മള് ഒരു കുട്ടിയെ ശിക്ഷിച്ചു വളർത്തുമ്പോൾ ആ കുട്ടി പിന്നെ പുതിയതായിട്ട് അവൻ തെറ്റുകൾ ചെയ്യാൻ വളരെയധികം ഭയപ്പെടും. അവൻ അല്ലെങ്കിൽ അവൾ തെറ്റുകൾ ചെയ്യാൻ ഭയ വളരെയധികം ഭയപ്പെടും. അപ്പോ അത് മോശമായ ഒരു കാര്യം. കാരണം തെറ്റുകളിലൂടെയാണ് നമ്മൾ കൂടുതൽ ശരികളെ മനസിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് വളരെ ഒരു വൃത്തികെട്ട സാഹചര്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ടു ഇപ്പോൾ നമുക്ക് അറിയാം ഈ ഈ കുട്ടികളൊക്കെ വളരെയധികം ശോകമൂകരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അത് ഒരു മോശമായ കാര്യം തന്നെയാണ്.

ആഹ് അതെ അതേ കാരണം നമ്മൾ കുട്ടികളെ ശകാരിച്ചും ശിക്ഷിച്ചുമൊക്കെ വളർത്തുമ്പോൾ

ചെയ്തേപറ്റൂന്ന് പറയുന്നത് അതൊരു എനിക്ക്

ഭാവിയിൽ കുട്ടികൾക്ക് വലിയ വലിയ പ്രശ്നങ്ങള

എന്തിനാണ് എന്നോടിങ്ങനെ കാണിക്കുന്നേയുള്ളൊരു

അങ്ങനെ ചെയ്തില്ലന്നൊക്കെ പറഞ്ഞാണ് തല്ലിയത് ഞാൻ

പുള്ളി പറയുന്നത് കുട്ടികളെ തല്ലി വളർത്തിയാൽ

ഒരു അനുസരണയും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊട്ടും

അതായിട്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതേയതേ , അത് വളരെ ശരിയാണ്. അത് എനിക്കും പലപ്പോഴും ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ, എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നിരാശയുടെയൊക്കെ ഒരു കാരണമായിട്ട് ഇവരുടെ ചെറുപ്പത്തില് ഇവരുടെ ജീവിതസാഹചര്യം കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭാരത സംസ്കാരത്തിൽ ഇങ്ങനെ ഇവർക്കൊരു

അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരും ചോദിക്കാൻ വരില്ല. കാരണം, ഇവർക്ക് പൂർണ്ണവകാശം അവരുടെ മേൽ ഉണ്ട്. അവരുടെ ജീവിതരീതികളിലും, അവര് എങ്ങനെ വസ്‍ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഏതു ഭക്ഷണം കഴിക്കണം, ആരോടൊക്കെ എടപഴകണം ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാലോ? ഈ ഭാരത സംസ്‌കാരത്തിൽ കല്യാണം വരെ തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. അതിൽ അവരുടെ കുട്ടികൾക്ക് സ്വയമായിട്ടൊരു യാതൊരു ഒരു അവകാശവും ഇല്ല. കൊടുക്കുന്നില്ല അവര്. ഇവർ വിചാരിക്കുന്നത് ഇവരെന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവരുടെ മക്കൾക്ക് നല്ലത് എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അത് ഇവിടെ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രക്ഷാ കർതൃത്വരീതിയാണ് അവിടെ പിന്തുടരുന്നത്. അവിടെ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. അവരുടെ മാതാപിതാക്കളെ വിമർശിക്കാൻ വരെ ഉള്ള സ്വാതന്ത്യം ഉണ്ട്. അവർക്കു സ്വന്തമായി എന്ത് ധരിക്കണം, എവിടെ പോകണം, ആരോടൊപ്പം ചെലവഴിക്കണം, ആരോടൊപ്പം ജീവിതം പങ്കിടണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൊറച്ചും കൂടെ ഇവിടത്തേക്കാളും സ്വാതന്ത്ര്യമുണ്ടെന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ?

കുട്ടികൾക്ക് സമ്മതം വാങ്ങിയാലേ പോവാൻ

തീരെ സമ്മയിക്കുന്നില്ല കാരണം അങ്ങനെ അത്ര സ്വാതന്ത്ര്യം കൊടുക്കണ്ട ആവശ്യമില്ല

ഞങ്ങൾ പറയുന്നത് ശരിയാണ് ഞങ്ങൾ എന്തു പറഞ്ഞാലും ശരിയാണ്.

പറ്റില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു വരുന്നത്.

എന്താണ് മാതാപിതാക്കൾക്ക് ആഹ്

കല്യാണം വരെ തീരുമാനിക്കുന്നത് അച്ഛനുമമ്മയുമാണ് .

കാണിച്ചു തരണമെന്നാനുള്ള രീതിയാണ് അത്

കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനുള്ള

അവർ പറയുന്നതു മാത്രമനുസരിച്ച്

നടക്കാനാണ് മാതാപിതാക്കൾക്ക് വളരെ താല്പര്യം.

ഞാൻ പറഞ്ഞു വരുന്നന്തന്തെന്നുവെച്ചാൽ ഭാവിയിൽ

സൗഹൃദം പങ്കിട്ട് അങ്ങനെ വേണം വളർത്താൻ എന്നാണ് പറയുന്നത് അല്ലാണ്ട്

നിറവേറ്റി തരണമെന്നുള്ള പിടിവാശി

പഴഞ്ചൻ ചിന്താഗതി മാറ്റിയെടുക്കണമെന്നാണ്

അതേയതെ , അത് ശരിയാണ്. വളരെ ശരിയാണിപ്പോ ശ്രുതി പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരു സംഭവമായി തോന്നുന്നത് എന്ന് വച്ചാൽ ഈ ഇവിടത്തെ ഭാരതസംസ്കാരത്തിൽ കുട്ടികൾ ഒരിക്കലുംസാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നില്ല. അപ്പോൾ അത് വലിയ ഒരു മാതാപിതാക്കളുടെ വലിയ ഒരു ആയുധമാണ് കുട്ടികൾക്കെതിരെ. കാരണം പണം എന്തായാലും ജീവിക്കാൻ ആവശ്യമാണല്ലോ. അപ്പോ ഈ പണത്തിനായിട്ട് ഇവർ മാതാപിതാക്കളെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായും അവരുടെ നിയമങ്ങൾക്കനുസരിച്ച്, അവരുടെ ചട്ടങ്ങൾക്കനുസരിച്ചും ജീവിക്കേണ്ടി വരും. കാരണം ചെലവിന് കൊടുക്കുന്നത് മാതാപിതാക്കളാണല്ലോ. അപ്പൊ അവരെ അനുസരിക്കാതെ ആ ഒരു വീട്ടിൽ കഴിയാൻ സാധികാത്ത ഒരവസ്ഥ വരും. അപ്പോൾ വളരെ അടിച്ചമർത്തപ്പെട്ടും, വളരെ മാനസിക പിരിമുറുക്കത്തോടും കൂടിയാണ് കുട്ടികൾ ജീവിക്കുന്നത്. ഇപ്പോൾ. പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ടു വയസാകുമ്പോൾ തന്നെ അവർ അവരുടെ വീടുകളിൽ നിന്നും മാറിനിൽക്കുന്നു. അവർ സ്വന്തമായി സമ്പാദിക്കാനുള്ള വഴികൾ അവർ കണ്ടെത്തുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒന്നാമത് ഇവിടെ അങ്ങനെയുള്ള സാഹചര്യം ഇല്ല. ഒരു പതിനെട്ട് വയസ്സായ ഒരു കുട്ടിക്ക് സ്വന്തമായി ഇവിടെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഇവിടത്തെ ഒരു രീതി അതല്ല.ഇപ്പോൾ ഒരു ജോലിക്കു പോകുവാണെങ്കിലും അങ്ങേയറ്റം പോയാൽ ഒരു പതിനെട്ടു വയസായ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തുക ഒരു അയ്യായിരമോ, ആറായിരമോ രൂപ ആണ്. ഒരു മാസം ഒരു ആറായിരം രൂപയ്ക്കു ജീവിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അതും സ്വന്തമായി വീടെടുത്ത് അവിടെ വാടകയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ആറായിരം രൂപ വാടക കൊടുക്കാൻ പോലും തെകയാൻ പോണില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് അവർ വളരെ വലിയ ഒരു മുതൽകൂട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സാധനം വച്ചിട്ട് പിള്ളേരെ എന്തും പറഞ്ഞു അടക്കി ഭരിക്കാം. കാരണം ഞങ്ങളാണ് നിനക്കു ചെല് ചെലവിന് തരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നീയനുസരിച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലുള്ള സാധനം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാനുള്ള രീതികൾ ഇവിടത്തെ സർക്കാരും, അതുപോലെ തന്നെ നമ്മൾ പുതുതലമുറയും കൂടി ഒന്നായി തീരുമാനിച്ചു കണ്ടുപിടിക്കണം എന്നാണ്. കാരണം, അങ്ങനെയാകുമ്പോൾ ഇവർക്ക് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേൽ കൊടുക്കുന്ന ആ ഒരു അടിച്ചമർത്തൽ കൊറച്ചും കൂടെ കൊറയ്ക്കാൻ സാധിക്കും. കാരണം, നമ്മൾ ഇവരുടെ കൈയിൽ നിന്നും പൈസ മേടിക്കുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ കൊറേയൊക്കെ തീരുമാനങ്ങളിൽ അവർക്കു അവരുടെ ഒരു ഇത് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.

അതൊട്ടും ശരിയാ ഇങ്ങനെ അതൊട്ടും ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് കുട്ടികള് അപ്പോ പരമാവധി

സർക്കാരും നമ്മളും എല്ലാരുമൊത്ത് ചേർന്ന് അങ്ങനെയൊരു ആഹ് സാഹചര്യം നമ്മള്

സ്വന്തം കാലിൽ നിക്കുമ്പോ കുറച്ചൂടെ സ്വാതന്ത്ര്യമാകാൻ പറ്റും.

മാതാപിതാക്കളൊന്നും അങ്ങനെയൊന്നും സമ്മയിക്കപോലുമില്ല നമ്മടിവിടെ ഭാരതത്തിലും

ഇങ്ങനെ കുട്ടികൾ പതിനെട്ടു വയസ്സുകഴിഞ്ഞ മാറിനിക്കാണ്

അപ്പൊ ഇങ്ങനെ മാറിനിക്കേണ്ട അങ്ങനെ ഇങ്ങനെയെന്നോക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത് കുട്ടികളെ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കൊടുക്കണം ഇവര് ഇങ്ങനെ

അങ്ങനെ ഒട്ടും സമ്മതിക്കാൻ പാടില്ല. അവർക്കിങ്ങനെ നമ്മള് ഇപ്പം ഇനി വരും തലമുറയും

അങ്ങനെയല്ല കുട്ടികളെ സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള ഒരു വെടിയാക്കി കുട്ടികളെ വളർത്തിയെടുക്കണം അല്ലാണ്ട് ഇങ്ങനെ കൂട്ടിലിട്ട് അടച്ച്

കുട്ടികളെ കുട്ടികളായിട്ട് സംസാരിച്ച് അവർക്കെന്താ വേണ്ടേ എങ്ങനെയാണ് ഇതിൽ കൂടിയൊക്കെ പ്രശ്നങ്ങളൊക്കെ മുന്നേറാൻ പറ്റുന്നേ

സ്വന്തം കാലിൽ നിൽക്കാനുള്ള വഴികളെതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.

വിദ്യാലയങ്ങളിലും കുട്ടികൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടുന്നതൊക്കെയെന്ന് കണ്ടുപിടിച്ച്‌ ഓരോന്ന് സർക്കാരുമായിട്ട് സഹായമൊക്കെ നേടി

അതേ, അതെ അത് വളരെ ശരിയാണ്. അത് കാരണംകാരണം ഒരു നിരാശയോടുകൂടെ വളരുന്ന ഒരു യുവതലമുറ ഒരിക്കലും ഒരു രാജ്യത്തിന് അത് ഗുണം ചെയ്യില്ല. നമ്മളൊക്കെ ദേശഭക്തരാണല്ലോ. നമ്മളുടെയൊക്കെ ആഗ്രഹം ഭാരതം മുന്നിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽഎനിക്ക് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളൊന്നും ഒരിക്കലും നന്നാവാൻ പോണില്ലാന്ന്. എങ്കിൽ നമുക്ക് ഇതിനെകുറിച്ച് നേരിട്ട് കാണുമ്പോൾ കൂടുതൽ സംസാരിക്കാല്ലോ.

ഇപ്പോ വളരെയധികം താങ്കളോട് ആഹ് സംസാരിച്ചതിന് നന്ദി.

അതെയതെ, ശ്രുതിക്കും നന്ദി ശരി.